നോക്കി ഏത് column ത്തിലാ നമുക്ക് എഴുതേണ്ടത് ദേ arrow mark കാണുന്ന column ത്തിലേക്ക് അല്ലേ കഴിച്ച റംബുട്ടാനുകളുടെ എണ്ണം എന്ന column ന് നേർക്ക് എത്ര എഴുതണം പതിനഞ്ച് എഴുതണം. വേറേതെങ്കിലും പഴങ്ങൾ കഴിച്ചതായിട്ട് നമ്മടെ കിങ്ങിണി പറഞ്ഞാരുന്നോ ഇല്ലാല്ലേ ഇനി എഴുതാൻ ഉള്ളത് ഏതാണ് ആകെ എത്ര പഴങ്ങൾ ആണ് കിങ്ങിണി കഴിച്ചത് എന്ന column ത്തിൽ നമുക്ക് പൂരിപ്പിക്കാൻ ഒണ്ട്. ആകെ എത്ര പഴങ്ങളാ കഴിച്ചത് കൂട്ടുകാരൊന്ന് note book നാത്തോട്ട് എഴുതിക്കേ. എത്രയാണ് എത്രയാണ്?

അപ്പം ജഗ്ഗു എന്തൊക്കെയാ കഴിച്ചതെന്ന് നമുക്ക് ജഗ്ഗുവിനോട് തന്നെ ചോദിച്ചാലോ ജഗ്‌ഗൂ അപ്പൊ നമ്മുടെ ജഗ്ഗു എത്ര പഴങ്ങൾ കഴിച്ചു മുഴുവൻ പഴങ്ങളും കഴിച്ചു അല്ലേ ദേ അപ്പൊ എത്ര പഴങ്ങൾ ആരിക്കും കഴിച്ചത് നമുക്ക് ആ എണ്ണം അറിയാം മുഴുവൻ പഴങ്ങളെന്ന് പറയുമ്പം എത്രയെണ്ണമായിരിക്കും പട്ടികയിലോട്ട് നോക്കിയേ. അതെ എത്രയാണ് അൻപത്തഞ്ച് പഴങ്ങളാണ് നമ്മുടെ ജഗ്ഗുൻ്റെ കൂടയിലുണ്ടായിരുന്നത് ഇത് മുഴുവനും എന്ത് ചെയ്തു കഴിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ നിങ്ങടെ note book നാത്തോട്ട് ശെരിയായ column ത്തിലേക്ക് ഒന്ന് എഴുതിക്കേ എവിടെ ആരിക്കും എഴുതുന്നത് അതേ, ജഗ്ഗുന് നേർക്കും കഴിച്ചപഴങ്ങളുടെ താഴെയും എത്ര എണ്ണമാണ് ജഗ്ഗു കഴിച്ചത് അൻപത്തി അഞ്ച് പഴങ്ങൾ. ഇനി പഴം മാത്രം ആണോ കഴിച്ചത് അല്ല നമുക്ക് അറിയാം എന്ത് ചെയ്തു? ഒരു കുസൃതി കൂടി ഒപ്പിച്ചില്ലേ ആഹ് നമ്മുടെ ശുപ്പാണ്ടിയുടെ കയ്യിൽ നിന്നും കുറച്ച് ആപ്പിള് കൂടി എടുത്തു പക്ഷേ അതിൻ്റെ എണ്ണം എത്രയാണെന്നൊള്ളത് അറിയില്ല. അല്ലേ കഴിച്ച ആപ്പിളിൻ്റെ എണ്ണവും അറിയില്ലാ ബാക്കി കൂടയിൽ എത്ര ആപ്പിളുകൾ ഉള്ളെന്നും നമുക്ക് അറിയില്ല അപ്പം എന്താ ചെയ്യാ അപ്പം എന്താ ചെയ്യാ ആഹ് പട്ടിക ഒന്നുകൂടി നോക്കിക്കേ അവിടൊരു സൂത്രപ്പണി ചെയ്യാം എന്താണ് ആകെ എത്ര പഴങ്ങൾ ആണ് ജഗ്ഗു കഴിച്ചത് പട്ടികയിലിണ്ട്. എൺപത്തി അഞ്ച് പഴങ്ങൾ ആണ് ആകെ എന്ന് പറയുമ്പോ. അതേ കഴിച്ച പഴങ്ങൾ തമ്മിൽ കൂട്ടി ആണ് കിട്ടുന്നത് അല്ലേ നമ്മുടെ ജഗ്ഗു ഏതൊക്കെ പഴങ്ങൾ കഴിച്ചു പഴവും പിന്നെ ശുപ്പാണ്ടിടെ കയ്യിൽ നിന്ന് എടുത്ത കുറച്ച് ആപ്പിളുകളും കഴിച്ചു. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ആണ് ആകെ എണ്ണമായി എൺപത്തഞ്ച് അവിടെഴുതിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് എളുപ്പം അല്ലേ എന്താ ചെയ്യാ ആഹ് ആകെയിൽ നിന്ന് അതായത് എൺപത്തഞ്ചിൽ നിന്ന് അതെ കഴിച്ച പഴങ്ങളുടെ എണ്ണം കൊറച്ചാൽ ആഹ് നമ്മുടെ ജഗ്ഗു കഴിച്ച ആപ്പിളുകളുടെ എണ്ണം കിട്ടും അതായത് eighty-five minus fifty-five ആഹ് അതെ പെട്ടന്ന് ഒന്ന് note book നകത്തോട്ട് എഴുതിക്കേ കൂട്ടുകാരേ ഉത്തരം പെട്ടെന്ന് വേണം കൂട്ടുകാർക്ക് എല്ലാർക്കും ചെയ്യാൻ അറിയാം എന്നിട്ട് ആരാണ് teacher ക്ക് ഈ ice cream ൻ്റെ പാതി തരുന്നതെന്ന് നോക്കട്ടേ ഇതാരാരിക്കും തരുക എൺപത്തഞ്ചിൽ നിന്ന് അൻപത്തഞ്ച് കുറയ്ക്കണം. പെട്ടന്ന് കൊറച്ച് തന്നേ ആഹ് ആരോ ഒരാള് കയ്യുയർത്തി പെട്ടന്ന് ചെയ്‌തു ആഹ് എല്ലാരും നോക്കിക്കേ ദേ ആദ്യം ചെയ്ത ഒരു കൊച്ചു മിടുക്കൻ teacher ന് ദേ അയച്ചു തരാൻ പോവയാണ് ഏയ് ദേ നമ്മുടെ കൂട്ടുകാരൻ ദേ teacher ന് ബാക്കി ice cream ഉം തന്നു എത്രയാണ് the answer is thirty three ten എത്ര പേർക്ക് ഈ ഉത്തരം കിട്ടി ഏയ് എല്ലാവർക്കും നമ്മുടെ ശുപ്പാണ്ടിടെ വക ഒരു ബെല്ലേ ബെല്ലേ very good അപ്പൊ ഇനി നോക്കിക്കേ ആ പട്ടികയിലോട്ട് ഒന്ന് പെട്ടന്ന് കൂട്ടുകാര് എഴുതിക്കേ ഏത് column ത്തിലാ എഴുതേണ്ടത് അതേ കഴിച്ച ആപ്പിളുകളുടെ എണ്ണത്തിലാണ് നമ്മൾ എഴുതേണ്ടത് number of ആഹ് apple ate ആ column ത്തിലാണ് നമ്മൾ എഴുതേണ്ടത് എത്ര എഴുതും മുപ്പത് എഴുതും. അതായത് ഈ അൻപത്തഞ്ചും മുപ്പതും കൂടെ കൂട്ടിയാൽ ആകെ എത്ര കിട്ടും?

ആപ്പിളുകൾ ആരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് പെട്ടന്ന് ഒന്ന് കണ്ടെത്തിക്കേ. പട്ടിക നോക്കൂ ശുപ്പാണ്ടിടെ കയ്യിൽ എത്ര ആപ്പിളുകളാ ഉണ്ടായിരുന്നത് നാല്പത്തിഅഞ്ച് അതിൽനിന്നും എത്ര എണ്ണമാ എടുത്തത് നമ്മുടെ ജഗ്ഗു മുപ്പതെണ്ണം അപ്പൊ ഇനി basket ൽ ഉള്ളത് എത്രയാണെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യണം അതേ എന്ത് ചെയ്യണം നാല്പത്തഞ്ചിൽ നിന്ന് നമ്മുടെ ജഗ്ഗു എടുത്ത ആപ്പിളുകൾ കൊറയ്ക്കണം എത്രയാണ് നാല്പത്തഞ്ചേ minus മുപ്പത് forty-five minus thirty വേഗന്ന് കണ്ടെത്തി തന്നെ note book നകത്ത് എഴുതി കണ്ടെത്തിക്കേ അപ്പൊ ഇനി ആരാ teacher ക്ക് ice cream ൻ്റെ ബാക്കി തരാൻ പോകുന്നത് വേഗന്ന് കണ്ടെത്തിയേ നാല്പത്തഞ്ചേ minus മുപ്പത് ആരാണ് ഒരാള് ഒരാള് ഒരാള് ഒരാളെ ഇനി ഇതിൽ ആരുടെ കയ്യിലാ ഇരിക്കുന്നേ അയ്യോ teacher ന് അറിഞ്ഞുട ആരുടെ കയ്യിലാണ്

എത്രയാണ് പതിനഞ്ച് ബാക്കി ഉണ്ടാരുന്ന മുഴുവൻ ആപ്പിളുകളും ശുപ്പാണ്ടി കഴിച്ചു എങ്കിൽ കഴിച്ച ആപ്പിളുകളുടെ എണ്ണം ശുപ്പാണ്ടിയുടെ നേർക്ക് ഉള്ളതിൽ column ത്തിൽ എത്രയാ എഴുതേണ്ടത് പതിനഞ്ച്. ആകെ എണ്ണത്തിൽ എത്ര ചേർക്കണം ആകെ എണ്ണം പതിനഞ്ച് എഴുതിയോ എഴുതി അപ്പൊ നമ്മൾ എല്ലാ കൂട്ടുകാരും കഴിച്ച പഴങ്ങളും ആകെ എണ്ണവും നമുക്ക് അറിയാം. ഇനി ആ പട്ടികയിലോട്ട് നോക്കിക്കേ ഇനി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ ഒണ്ടോ ഇല്ലാല്ലേ നമ്മുടെ മുന്നിൽ വന്ന എല്ലാ പ്രശ്‌നങ്ങൾക്കും ഉള്ള ഉത്തരങ്ങളും നമ്മള് പല രീതിയിൽ ആയി കണ്ടെത്തി. ഇനി ആ പട്ടികയിൽ നോക്കിയിട്ട് കൂട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളാ മനസ്സിലാക്കാൻ പറ്റുന്നതൊന്ന് പറഞ്ഞേ. കൂട്ടുകാർക്ക് സ്വന്തമായി പറയാൻ കഴിയുന്ന കാര്യം പറഞ്ഞാ മതി. കിങ്ങിണി ആകെ പതിനഞ്ച് പഴങ്ങളാണ് കഴിച്ചത് കിങ്ങിണി ate only fifteen rambuttan ജഗ്ഗു ആകെ രണ്ടു കുട്ടകളിൽ നിന്നായി എൺപത്തഞ്ച് പഴങ്ങളാണ് കഴിച്ചത് ജഗ്ഗു ate total eighty-five fruits from the two baskets അപ്പൊ ശുപ്പാണ്ടിയോ പതിനഞ്ച് ആപ്പിളുകളാണ് ശുപ്പാണ്ടി കഴിച്ചത് ആകെ. ശുപ്പാണ്ടി ate only fifteen apples ഇനി ഈ പട്ടിക ഒന്നുകൂടി നോക്കിക്കേ ഒരു പ്രത്യേകത കൂടി ഇല്ലേ എന്താ പ്രത്യേകത ഒരേ എണ്ണം കഴിച്ച കൂട്ടുകാർ ആരൊക്കെ കണ്ടെത്താൻ കഴിയില്ലേ വിളിച്ചു പറയണ്ടാ. കണ്ടെത്താൻ കഴിയില്ലേ കഴിയും അത് എന്ത് ചെയ്യാ നിങ്ങടെ note book നകത്തോട്ട് എഴുതുക എപ്പോൾ class കഴിഞ്ഞ ഉടൻ തന്നെ എന്നിട്ട് teacher ക്ക് അയച്ച് തരണം. മാത്രം അല്ല ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ദേ ഈ രണ്ടു പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്‌ത്‌ പട്ടിക നന്നായി വിശകലനം ചെയ്‌ത്‌ teacher മാർക്ക് അയച്ചു കൊടുത്ത് മിടുക്കരായിട്ട് ഇരിക്കണം. അടുത്ത class ൽ കാണുന്നവരെ ta ta

ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തേഴ് മുതൽ അന്താരാഷ്ട്ര volleyball federation volleyball ന്റെ നിയമങ്ങളെയും ഘടനയെയും സംരക്ഷിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് american ഐക്യ നാടുകളൂടെ എന്ന സ്ഥലത്തിന്റെ ഓയ് യോക് എന്ന പ്രദേശത്തിന്ടെ YMCA സംഘ സംഘങ്ങളാണ് volley ball ന്റെ സൃഷ്ടിക്കു പിന്നിൽ വില്ലെങ്കി മോർഗൻ അവിടത്തെ അംഗങ്ങൾക്ക് കായിക പരീശീലനം നൽകാൻ നിയമിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പലർക്കും american ഐക്യ നാടുകളിൽ വ്യാപകമായി കളിക്കുന്ന basket ball അടക്കം ഒരു കളി കളിലും താല്പര്യമുണ്ടായിരുന്നില്ല

അവർക്ക് വേണ്ട വ്യായാമം നൽകാനും അവരെ രസിപ്പി ക്കുവാനുമുള്ള ഉ വിനോദമായുള്ള മോർഗന്റെ ശ്രമം ഉമാണ് volley ball ന്റെ പിറവികളിൽ കലാശിച്ചത് മോർഗൻ തന്നെയാണ് കളിക്കായി ആദ്യമായി കുറച്ചു നിയമങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ സുഹൃത്ത്‌ doctor ഫ്രാൻസ് വീണ്ടും കളിക്ക് പ്രചാരം നൽകി മോർഗന് ഇത്തരമൊരു കളിക്ക് രൂപം നൽകാൻ സാഹായിച്ചത് അക്കാലത്തെ അമേരിക്കയിൽ പ്രചാരത്തിലിരുന്ന മിൻടെൻ എന്ന ഒരു കളിക്കാരനായിരുന്നു ഒരു നൂൽപന്ത് വലയ്ക്കുമുകളിലൂടെ bat ഉപയോഗിച്ചടിക്കുകയായിരുന്നു ആ കളി അതുകൊണ്ട് തന്നെ മോർഗൻ തൻ്റെ കളിക്ക് NE ഉം night എന്ന് പേരിട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ YMCAdirector റുടെ സമ്മേളനത്തോടനുബന്ധിച്ച് പോളിയോക്കിലെ രണ്ടു team കൾ തമ്മിൽ മത്സരം സംഘടിപ്പിച്ചു പോളിയോക്കിലെ mayor തന്നെ ഒരു team ന്റെ നായകനായും അന്ന് കളി വീക്ഷിച്ചുകൊണ്ടിരുന്ന spring fielding കായികധ്യാപക കലാലയത്തിലെ professor ടോ AT ആസൈനിനെ കളി ഇഷ്ടപ്പെട്ടെങ്കിലും കളിയുടെ പേര് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉദ്ദേശിച്ച പേരാണ് volley ball എന്നത് പുതിയ പേര് എല്ലാരും സ്വീകാര്യമായി

വലയുടെ ഉയരം ആറടി ആറ് inch മായിരുന്നു പിന്നീട് ആയിരത്തിതൊള്ളായിരം net ൻ്റെ ഉയരവും ഏഴടിയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏഴടി ആറ് inch ഉം ആയിരത്തിതൊള്ളായിരത്തി പതിനെട്ടിൽ എട്ടടിയും ആയി പുനർനിശ്ചയിക്കപ്പെട്ടു ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ court ന്റെ നീളം അറപതടി വീതി മുപ്പതടി യുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലാണ് volley ball ന്റെ നിയമങ്ങൾ വ്യക്തമായി നിർവചി ക്കപ്പെട്ടത് കളിക്കാരുടെ എണ്ണം ഒമ്പതായിരുന്നു അക്കാലത്ത് ആറായി കുറച്ചു ഒരു set ൽ ജയിക്കാൻ വേണ്ട point പതിനഞ്ചായി നിശ്ചയിക്കപ്പെട്ടു point നില പതിനാലിൽ വെച്ച് തുല്യത വന്നാൽ രണ്ട് point വ്യത്യാസത്തിലെ ജയിക്കൂ എന്നും നേർമമുണ്ടായി ഇപ്പോൾ court നു മുഴുവൻ പതിനെട്ട് metre നീളം ഒമ്പത് metre വീതിയുമായി നിശ്ചയിക്കപ്പെട്ടിരുന്നെ വലയുടെയും ഉയരം പുരുഷന്മാർക്ക് രണ്ടേ point നാല്പത്തിമൂന്ന് metre ഉം സ്ത്രീകൾക്ക് രണ്ടേ point ഇരുപത്തിനാല് metre ഉമാണ് court nine intonine വീതമുള്ള രണ്ട് ഭാഗങ്ങളായി മാറ്റിയി മാറ്റിയിരുന്നു വലയുടെ വീതി ഒരു metre നെ വലത്തോട്ട് ചേർന്ന് മൂന്ന് metre അകലത്തിലുള്ള പ്രദേശത്തെ ആക്രമണ മേഖലയെന്നു വിളിക്കുന്നു മുഴുവൻ court ന് ചുറ്റുമായി മൂന്ന് metre എങ്കിലും അകലത്തിൽ വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ടാകണമെന്ന് നിയമമുണ്ട് ഒരു court നുള്ളി മുഴുവൻ court ന്റെയും ഒരു വശത്തിന് ആറായി തരം തിരിച്ചിട്ടുണ്ട് ഒരു team ലെ പത്ത് serve ചെയ്ത് കഴിയുമ്പോൾ പ്രതിക്ഷിണ ദിശയിൽ മാറണമെന്നാണ് നിയമം

കളി അവസാനിക്കാൻ രണ്ട് point വ്യത്യാസം ആവശ്യമാണ് രണ്ടായിരം ആണ് ഈ മാറ്റം രണ്ടായിരത്തിലാണ് ഈ മാറ്റം ഉണ്ടായത് അത് വരെ പതിനഞ്ചിലായിരുന്നു കളിയുടെ കളി അവസാനിച്ചിരുന്നത് serve ചെയ്തിരുന്ന team നു മാത്രമേ point ലഭിക്കുകയും ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പ ത്ത് പന്ത് താഴെയിടുന്ന team ന്റെ എതിർ team serve point ഉം ലഭിക്കും അനന്തരമായി നീണ്ടു പോയികൊണ്ടിരിക്കുന്ന കളികളിൽ നിയന്ത്രിക്കാൻ ഈ മാറ്റം സാധിച്ചു ഒന്നാം court നു പുറകിൽ നിന്നും മാത്രമേ serve ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന നിയമത്തിനു മാറ്റമുണ്ടായി ഇപ്പൊ പുറകിലത്തെ വലയുടെ പിന്നിൽ എവിടെയും നിന്നും serve ചെയ്യാം മൂന്ന് പ്രാവശ്യമേ team അംഗങ്ങളുടെ എതിർ കൂട്ടിലേക്ക് പന്ത് മരിക്കുന്നതിന് മുമ്പ് തൊടാൻ കഴിയുകയുള്ളൂ ഒരാൾ തുടർച്ചയായി രണ്ട് പ്രാവശ്യം പന്തിൽ തൊടാൻ കഴിയുകയില്ല ഇരു team or team ലുള്ളവർകോ വരയിൽ തൊടാൻ അവകാശമില്ല കളിക്കിടയിൽ അപ്രകാരം ആവർത്തിച്ചാൽ എതിർ team ന് point ലഭിക്കുന്നതാണ് മൂന്ന് പ്രാവശ്യം പന്തിൽ തൊട്ടോ തൊടാതെയോ പന്ത് വലക്കു മുകളിലൂടെ എതിർ court ൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും

കളി തുടങ്ങുന്നതിനായി ആദ്യം എതിർ team ന്റെ

എതിർ team ൽ നിന്നും അക്രമണോൽസ സ്വഭാവം ഇല്ലാത്തതോ ആയി കിട്ടിയ പന്തിനെ സുരക്ഷിതത്വത്തിൽ വള ല കാക്കി സ്വന്തം team ൽ ഉള്ള ഒരാൾ പന്തിനെ അക്രമണത്തിന് ഉപയോഗി ഉപയോക്തമാക്കാൻ പാകത്തിൽ താരതമ്യേന സാവധാനം നൽകുന്നതാണ് toss എന്ന് പറയുന്നു എതിർ team ലുള്ളവർക്കേ തടയാൻ സാധിക്കാത്ത വിധം കബളിപ്പിച്ചോ അതിവേഗത്തിലോ പന്ത് എതിർ court ലേക്ക് എത്തി

പന്തിനെ ഒരു കൈ ഉപയോഗിച്ച് അതിവേഗത്തിൽ എതിർ court ലേക്ക് അടിച്ച് താഴ്ത്തിയോ അപ്രശ് അപ്രതീക്ഷിതമായ ദിശയിലേക്ക് പന്തിന്

അപ്രതീക്ഷിത ദിശയിലേക്ക് മാറ്റിയിടുന്നതിനെ placing എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മദ്രാസ് ഏർ IMC ആണ് volley ball നെ ഇന്ത്യയിൽ എത്തിച്ചത് ഇതാണ് volley ball നെ കുറിച്ച് എനിക്ക് പറയാൻവന്നെ നന്ദി നമസ്കാരം എല്ലാ friends നും share എയ്യ ഇതൊന്നു അല്ല നമ്മുടെ CBSE ടെ strength ന്ന് miss ന് അറിയാം അപ്പൊ നിങ്ങളെന്തെയ്യ full double power ആയിട്ട് എല്ലാ friends നും share എയ്തിട്ട് ഇങ്ങോട്ട് വര അതെ പോലെ തന്നെ like എയ്യാൻ മറക്കരുത് low voice ആണോ voice okay അല്ലേ മക്കളെ set okay miss ഒന്നു check എയ്യാം okay miss check എയ്തിട്ട് പറയാട്ടോ check എയ്യാം okay voice okay ആണ് എന്നാണ് miss ന് തോന്നുന്നെ ഇവിടെ കുഴപ്പൊന്നു കാണിക്കുന്നില്ല പക്ഷെ നിങ്ങൾ voice okay യെല്ലാ എന്നാണ് പറയുന്നത് voice okay യാണോ low ആയിട്ടാണോ നിങ്ങൾക് voice കേൾക്കുന്നത് ഇവിടെയെല്ലാം okay ആയിട്ടാണ് കാണിക്കുന്നത് variation ല്ലാം കാണിക്ക്ന്ന്ണ്ട് miss maximum ഒച്ചത്തിൽ സംസാരിക്കാട്ടോ okay okay set ready അപ്പോ ദേ miss ന്റെ മക്കളെല്ലാരും നമ്മുടെ CBSE ലെ മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും വേഗം പോയിട്ട് നിങ്ങടെ എല്ലാ friends നും share എയ്യ okay share എയ്യാൻ മടിക്കണ്ട ഒരാവിശ്യല്ല full mark നിങ്ങടെ friends നും നിങ്ങൾക്കും score ചെയ്യാനുള്ള എല്ലാ കാര്യം miss കൊണ്ടുവന്നിട്ടുണ്ട് okay ഈ ഒരു agriculture ന്ന് പാറീന്ന chapter ൽ

okay set ready ready miss അപ്പോ ദേ miss ന് ഏറ്റം ഇഷ്ടപ്പെട്ട sticker ന്ന് പറീന്നത് emoji ന്ന് പറീന്നത് yellow heart ആണ്

okay അപ്പൊ നിങ്ങളെന്തെയ്യാ yellow heart ഇടാ മഹാദേവ മഞ്ഞ മഞ്ഞ bulb കൾ മിന്നിമിന്നി കത്താൻ തുടങ്ങിട്ട്ണ്ട് അപ്പോ എല്ലാവർക്കും എന്തെയ്യ നിങ്ങൾ share എയ്ത് share എയ്ത് ഇതിനെ നമ്മൾ eight hundered above ആയിട്ടുണ്ട് നമ്മൾ ഒരു oneKabove ആക്ക then അതു കഴിഞ്ഞു twoKabove ആക്ക then threeKabove ആക്ക അത് മാ മാത്രം miss ന്റെ മക്കൾ ചെയ്താ മതി okay ആ അതെ മഞ്ഞ മഞ്ഞ bulb കളെല്ലാം കത്തിട്ടുണ്ട് lag ആവുന്നിണ്ടോ അത് അവിടയുള്ള net ന് എന്തെങ്കിലും issues ആയിരിക്കും ഇവിടെയെല്ലാം perfect okay യാണ് okay

okay അപ്പൊ ആദ്യം തന്നെ miss ന് പറയാനുള്ളത് നിങ്ങളെല്ലാരും നമ്മടെ പത്താം class ലെ students ആണ് ലെ tenth ലെ students ആ അപ്പൊ tenth ലോക്കെ നമ്മൾ fullAplus വാങ്ങും fullAone വാങ്ങിച്ച് ലെ then നമ്മൾ plus one ലോട്ട് join ചെയ്യും അങ്ങനെ plus one ൽ നമ്മക് ഉഴപ്പി നടക്കാൻ പറ്റുഓ ഇല്ലലെ plus one plus one ൽ നമുക്കെന്തെയ്യണം full mark score ചെയ്യണം എല്ലേ full mark voice lag ആണോ lag ആണോ മക്കളെ

ആ ചെല ആൾകാർ all okay ന്ന് പറീന്നിണ്ടല്ലൊ ചെലപ്പോ അവിടത്തെ range ന്റെ എന്തെങ്കിലും issues ആയിരിക്കും miss miss ന്റെ maximum volume ത്തിലാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് okay okay okay okay set അപ്പോ ദേ miss പറയാണ് നമ്മടെ plus one അഗ്നി batch ന് നിങ്ങൾക്ക് join ചെയ്യാൻ വേണ്ടി താല്പര്യണ്ടെങ്കിൽ നിങ്ങൾ എന്തെയാ താഴെ കാണുന്ന number ലോട്ട് ഒരു message അയക്ക അപ്പൊ നമ്മക്ക് plus one ലെ exam winner ന്റെ കൂടേ പഠിച്ച് നമ്മുക്ക് എന്തെയ്യാം full mark score എയ്യാം എല്ലാ subject ലും okay എല്ലാ subject ഉം നമ്മുക്ക് full mark score യ്യാം

ഇ ഒരു fee ൽ നമ്മടെ exam winner ന്റെ complete set of book നിങ്ങൾക്ക് allowed ആണ് okay ഈ ഒരു complete set of book ഉം കൂടി included ആയിട്ടുള്ള fee ആണ് നമ്മടെ four thousand rupees ന്ന് പറയിന്നത് voice law യാണ് miss ഒന്ന് check ചെയട്ടെട്ടൊ okay ready ready okay കുഴപ്പോന്നില്ല നിങ്ങളെന്തെയ്യാ lag ആണെങ്കിൽ നിങ്ങളെന്തെയ്യാ ഒന്ന് adjust യ്യാ okay ഇവിടെയെല്ലാം perfect okay യായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ പ്രശ്നോന്നില്ല mike ൽ variations കാണിക്കുന്നിണ്ട് അതു പോലെ എല്ലാകാര്യങ്ങളും ഇവിടെ okay യായിട്ടാണ് കാണിക്കുന്നെ okay okay ready അപ്പോ നമ്മടെ plus one അഗ്നി batch ൽ നിങ്ങൾക് join ചെയ്യാൻ തലപ്പര്യണ്ടെങ്കിൽ നമ്മടെ four thousand rupees കൊടുത്ത് നമ്മുടെ batch ലോട്ട് join ചെയ്യാ പിന്നെ നമ്മുക്കറിയാം നമ്മുക്ക് ഭാവിയിലെ നല്ല doctor ആവാനോ അല്ലെങ്കിൽ engineer ആവാൻ താല്പര്യള്ള കുറേ ആള്കാരണ്ടായിരിക്കും ലെ അപ്പൊ എന്തെയ്യാ okay അപ്പോ ഭാവിയില് നല്ലൊരു doctor ആണെമെങ്കിൽ നോക്കിക്കേ നമ്മക്ക് NEETexam ആഗ്രഹിച്ച പോലെ crack എയ്യണമെങ്കിൽ നിങ്ങളെന്തെയ്യ നമ്മടെ ഏർ plus one പൃഥ്വി batch ന് join ചെയ്യാ okay

ready അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു engineer ആവണമെങ്കിൽ നമ്മടെ പൃഥ്വി batch ന് join ചെയ്യാ ഇത് നിങ്ങൾക്ക് KEAMexam ഒക്കെ crack എയ്ത് നല്ലൊരു engineer അവണെന്നു ആഗ്രഹുണ്ടെങ്കിൽ നമ്മടെ ജ്വാല batch ൽ വന്നു നിങ്ങൾ join ചെയ്യാ okay ready set എല്ലാം perfect okay യാണോ മക്കളെ ആ okay നമ്മൾ laging ആണ് ലെ കാണിക്കുന്നത് miss start എയ്യട്ടെ start എയ്യട്ടെ

miss പറീന്നതെല്ലാം നിങ്ങൾക്ക് clear ആയിട്ടൊക്കെ കേൾകുന്നിണ്ടോ clear ആയിട്ട് കേൾകിന്നിണ്ട് മനസിലാവുന്നിണ്ടോ അങ്ങനെയാണെങ്കി നമ്മക്ക് start യ്യാം okay start യ്യാം yes or no വേഗം പറഞ്ഞെ yes or novoice lag ആയിട്ടാണ് കാണിക്കുന്നേ yes start എയ്യാ ലെ okay ready okay okay set set set yes കേള്‍ക്കുന്നുണ്ട് ready അപ്പോ ദേ miss start യ്യാൻ പോവാണേ ആ ഓ start യ്യാം അപ്പോ നമ്മടെ agriculture ന്ന് പറീന്ന chapter ആണ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പോന്നത് എനി ഒരു chapter ൽ ഒരൊറ്റ doubt miss ന്റെ മക്കൾക്ക് ഇണ്ടായിരിക്കില്ല okay അത് പോലെ നമ്മൾ പച്ചവെള്ളാക്കിട്ട് ഈ ഒരു chapter പഠിക്കും അപ്പൊ ആദ്യം തന്നെ നമ്മുക്കേല്ലവർക്കും അറിയ അപ്പോ ദേ നോക്കിക്കേ ഇവിടെ thousand above ആയിട്ടെ ഉള്ളു അപ്പൊ നിങ്ങൾ എന്തെയ്യ വീണ്ടും വീണ്ടും share യ്യാ share എയ്യാ എല്ലാവർക്കും share എയ്യ okay എല്ലാവർക്കും share എയ്ത് കൊടുക്കാട്ടോ okay അപ്പോ ദേ നമ്മടെ agriculture ന്ന് പറീമ്പോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യാന്ന് പറീന്നതല്ലേ നമ്മുടെ ഇന്ത്യാന്ന് പറീന്നത് ഒരു agricultural country യാണ് അല്ലേ ഒരു agricultural country യാണ് ആരുന്ന് പറീന്നത് നമ്മുടെ ഇന്ത്യാന്ന് പറീന്നത് പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ ആൾകാർ അപ്പോ നമ്മുടെ even in കേരളയായി കഴിഞ്ഞാലും എല്ലാവരും depend എയ്തിരുന്നത് farming ആണ് കൃഷിയിലാണല്ലേ എല്ലാവരും depend എയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന products food food grains ഒക്കെ use എയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത് കൊണ്ട് നമ്മൾ എന്ത് പറയും അഹ് നമ്മടെ india is the agricultural country എന്നാണ് പറയിന്നത് okay അപ്പോ agricultural county country എന്ന് പറയാൻ കാരണം agriculture is the primary activity and produces most of the food and food grains അല്ലേ most of the food ഉം food grains ഒരു minute എ okay ready okay setvoice ഒക്കെ miss കൂട്ടി നോക്കിട്ടുണ്ട് പക്ഷെ ഇത്രയേ voice വരുന്നുള്ളു okay യാണോ okay ഇപ്പൊ ശരിയാക്കൂട്ടോ okay ഇപ്പൊ ശരിയാക്കു എ വളരെ lag ആയിട്ടാണല്ലേ കാണുന്നത് miss ന്റെ miss പറയിന്നതും miss ചെയ്യുന്നതും വേറെ വേറെ രീതിയിലാണല്ലേ നിങ്ങൾക് കാണാൻ പറ്റുന്നത് ഒരു minute ഇപ്പോ ശരിയാക്കാ ട്ടൊ എന്നെ കാണുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്റെ എന്താണ് lip movement ലൊക്കെ വളരെ changes ആ കാണിക്കുന്ന് ഞാൻ പറയുന്നതും ചെയ്യുന്നതും വേറെ വേറെ രീതിയിലായിട്ടാണ് മക്കൾക്ക് കാണുന്നെ ഒരൊര് ഒര് ഒരു minute എല്ലാവരും ഒന്ന് wait എയ്യാട്ടോ എല്ലാവരും എന്തയ്യ ഒരു minute wait എയ്യാ അത് പോലെ voice കുറവാണ് voice കൂട്ടി വെക്കൂ എന്നാണ് പറഞ്ഞത് ഇവിടെ complete voice ആണ് വച്ചിട്ടുള്ളത് പക്ഷേ എന്തോ miss ന്റെ മക്കൾക്ക് കേൾക്കുന്നില്ല എന്നാണ് പറയിന്നെ ഇപ്പൊ കേൾക്കാമോ ഇപ്പൊ ready യാണോ ഇപ്പൊ set ആണോ

ഇല്ല miss set അല്ല എന്നാണ് മക്കൾ പറയിന്നെ അയ്യോ

ഒരു രണ്ട് minute miss ന്റെ മക്കൾ എല്ലാവരും എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ wait എയ്യാ നമ്മൾ ഇപ്പൊ ശരിയാക്കും ശരിയാക്കിയെൻ ശേഷം നമ്മൾ അടിപൊളിയായിട്ട് വീണ്ടും നമ്മൾ എന്തെയ്യ start എയ്യാ okay okay ചെയ്യാം ചെയ്യാം നിങ്ങൾ പറീന്നതൊക്കെ കേട്ട് miss ചെയ്യാം okay miss ന്റെ മക്കൾ എന്തെയ്യാ കുറച്ച് നേരം നമ്മക്ക് അങ്ങോട്ടു ഇങ്ങോട്ടു ഇത്തിരി നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടിരിക്കാം okay ചായൊക്കെ കുടിച്ചോ miss ന്റെ മക്കൾ എല്ലാവരും ചായൊക്കെ കുടിച്ചിട്ടല്ലെ വന്നിട്ടുള്ളത് ചായ കുടിച്ചോ ready യാണ് ചായ കുടിച്ചു ലെ എന്തായിരുന്നു special ചായയ്ക്ക് എന്തായിരുന്നു special ഇഡ്‌ലി വട ദോശ എന്തായിരുന്നു

okay അപ്പൊ ദേ missstart എയ്യാണു ട്ടോ laging ആയി കഴിഞ്ഞാൽ പറയുന്നതെല്ലാം miss ന്റെ മക്കൾക്ക് clear ആവുന്നുണ്ടല്ലോ അത് കൊണ്ട് നമുക്ക് problem ഇല്ല നമുക്കെന്ത് യ്യാം start യ്യാം okay അപ്പൊ ആദ്യം നോക്കിക്കേ primitive substenance farming എന്ന് പറയുന്നത് ആ വാക്കിന്നന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും primitiveprimitive എന്ന് പറയുന്നത് എന്താ മക്കളെ primitive എന്ന് പറയുന്നത് old ആണ് ല്ലേ അപ്പൊ old പണ്ട് കാലത്ത് നിലനിന്നിരുന്നതാണ് ഒരു type of farming ആണ് primitive substenance farmingsubstenance എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടീട്ടുള്ള നമ്മുടെ ഉപജീവനത്തിന് വേണ്ടീട്ടുള്ളതാണ് primitive substenance farming എന്ന് പറയുന്നത് okay അപ്പൊ it is a old method farming ആണ് old methods use എയ്തിട്ടുള്ള ഒരു type of farming ആണ് നമ്മുടെ primitive substenance farming എന്ന് പറയുന്നത് അപ്പൊ first അഹ് നമ്മുടെ primitive substenance farming നോക്കാണെ ഒരു പാട് lag ഉണ്ടല്ലേ

okay okay അപ്പൊ എന്താണ് നമ്മുടെ primitive substenance farming എന്ന് പറയുന്നത് old methods ആണ് use എയ്യുന്നത് അതായത് ഇവരെന്താ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ slash and burn type of farming എന്ന് പറയ അപ്പൊ ആദ്യം primitive നമ്മുക്ക് നോക്കാം okayprimitive substenant farming farming അപ്പൊ നമുക്കറിയാം old method of farming ആണ് എന്ത്ന്ന് പറയുന്നത് primitive substenance farming എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ഒന്നും കൂടി പറയും എന്താ പറയാ ആ lag ഈ miss ന്റെ മക്കൾ full comment box ൽ lag lag എന്ന് പറയുമ്പോ miss ന് lag എന്നാണ് okay അപ്പൊ primitive substenance farming എന്ന് പറയുന്നതിനെ നമ്മൾ slash and burn type of farming എന്ന് പറയും slash and burn എന്ന് പറയും okay കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും കുറച്ച്‌ group of ആൾക്കാർ ഒരു family ലെ members ഓ അല്ലെങ്കിൽ ഒരു group of ആളുകൾ എന്ത് ചെയ്യും ഒരു forest area അങ്ങ് അപ്പാടെ clear എയ്യും okay full എന്തെയ്യും clear എയ്യും okay full എന്തെയ്യും clear എയ്യും അതിന് ശേഷം അവിടെ croping നടത്തുന്നതിനെയാണ് slash and burn എന്ന് പറയുന്നത് അപ്പൊ ഒരു കുഞ്ഞു forest area ഉണ്ടായിരിക്കും അതിനെ full അവർ നശിപ്പിക്കും okay full കത്തി കരിച്ചു കളയും then അവിടെ next എന്ത് ചെയ്യും farming ചെയ്യുന്നതിനെയാണ് primitive substenance farming ന്ന് പറയാ അപ്പൊ ഇവിടെ old method ആയത് കൊണ്ട് അവർ old ആയിട്ടുള്ള കൊറേ ഉപകരണങ്ങൾ instruments ആണ് ഇതിന് വേണ്ടീട്ട് use ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു type of farming ന് വേണ്ടീട്ട് അഹ് ഇങ്ങനെയുള്ള old ആയിട്ടുള്ള ഏർ davo then digging അഹ് sticks അങ്ങനെയുള്ള ഓരോ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് most tribal community ആണ് ഈ ഒരു practice കൂടുതലായിട്ട് ചെയ്യുന്നത് tribal communities കാരണം അവർക്ക് എന്താണ് സ്വന്തായിട്ട് ഭൂമിയൊന്നു ഉണ്ടായിരിക്കില്ല അപ്പൊ അവര് അഹ് എവിടെയാണ് കുറച്ച് ഭൂമി free ആയിട്ടുള്ളത് ആ അവിടെ പോയിട്ട് അവര് എന്തെയ്യും ആ ഒരു area full complete ആയിട്ട് clear എയ്യും then അവിടെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ slash and burn എന്ന് പറയുന്നത് okay അപ്പൊ slash and burn ന്ന് പറയുന്നത് it is a shifting type of farming ആണ് shifting type of farming ആണ് അതായത് ആ ഒരു area ൽ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷം മാത്രമായിരിക്കും അവർ കൃഷി ചെയ്യാ കാരണെന്താണ് അത് നമ്മൾ continuous ആയിട്ട് ഒരു land ൽ കൃഷി ചെയ്യുന്ന സമയത്ത് അതിന്റെ soil fertility കുറയും അല്ലെ soil ന്റെ fertility എന്തെയ്യും കുറയും അല്ലെ soil fertility കുറയുന്നുണ്ട് അപ്പൊ soil ന്റെ fertility കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്തിട്ട് വല്ല ആവശ്യവുഉണ്ടോ ഇല്ലല്ലോ ഒരാവശ്യവു ഇല്ല

അവിടെ slash and burn ചെയ്യും okay ആ area യിൽ full clear എയ്ത് അവിടെ crop എയ്യുന്നതാണ് slash and burn എന്ന് പറയുന്നത് so നമ്മൾ എന്ത് പറയും shifting type ആണ് അപ്പൊ soil fertility കുറഞ്ഞു കഴിഞ്ഞാൽ means നമുക്ക് fertilizers use ചെയ്തൂടെ ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും പക്ഷെ എന്താണ് അന്ത കാലത്ത് fertilizers എന്ന് പറയുന്നതൊന്നും think ൽ ഇല്ല അപ്പൊ അവർ ആ ഒരു മണ്ണിൽ എന്താ ഉള്ളത് എന്തൊക്കെ nutritive materials ആണ് ഉള്ളത് അതിന്റെ basis ലാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ fertilizers use എയ്യുന്നില്ല no use of fertilizers fertilizers use എയ്യുന്നില്ല പിന്നെ ഇവര് bulk ആയിട്ട് ഒന്നും ഉണ്ടാക്കില്ല okaybulk ആയിട്ടുള്ള croping ഒന്നും ചെയ്യുന്നില്ല അവർക്ക് അന്ന് ജീവിക്കാൻ വേണ്ടീട്ട് ഓരോരോ ദിവസം ജീവിക്കാൻ വേണ്ടീട്ട് എന്തൊക്കെയാ ഉള്ളത് അത് മാത്രം കൃഷി ചെയ്യുന്നതാണ് primitive substenance farming

use എയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ then ferlizers use എയ്തിട്ടില്ല അപ്പൊ soil fertility കുറയുന്നതിനനുസരിച്ച് ഒരു two to three years ആ ഒരു land ൽ കൃഷി ചെയ്ത് അവരെങ്ങോട്ട് shift എയ്യും വേറെ ഒരു land ലോട്ട് shift ചെയ്യുന്ന tribal ആയിട്ട് കാണുന്ന ആ ഒരു type of farming ആണ് നമ്മുടെ primitive substenance farming അപ്പൊ നോക്കിക്കേ ആദ്യം ദെ ഇത് പോലൊരു forest area ആയിരിക്കും then ആദ്യം എന്ത് യ്യെയ്യും ഈ forest area നെ complete ആയിട്ട് എന്തെയ്യും കത്തിച്ച് കളയും okay കത്തിച്ച് കളയും then next നോക്കിക്കേ next ഈ ഒരു area യിൽ കൃഷി നടത്തീട്ട് അവർക്ക് വേണ്ടീട്ടുള്ള food ഉണ്ടാക്കുന്നതാണ് primitive substenance farming എന്ന് പറയുന്നത് primitive substenance farming അപ്പൊ നോക്കിക്കേ this fa ഉം ഇത് എവിടെയാ നടക്കുന്നത് ആ primitive tools ഒക്കെ use എയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അത് പോലെ fertilizers use ചെയ്യുന്നില്ല soil fertility കുറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും ഓരോ സ്ഥലത്തു നിന്ന് വേറെ ഒരു സ്ഥലത്തോട്ട് migrate ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് shift ചെയ്യുന്നുണ്ട് okay then next നോക്കിക്കേ ദെ ഈ പറയുന്ന ഹോ davodigging stoo tools ഇതൊക്കെ use എയ്തിട്ടാണ് അവർ കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ പോലെ high tech ആയിട്ടുള്ള ഓരോ instruments ഒന്നു ഇല്ല അന്ത കാലത്തിൽ അത് കൊണ്ട് അവർക്ക് എന്താണ് കിട്ടുന്നത് അത് മാത്രമാണ് അവർ use എയ്തിട്ടുള്ളത് okay അത് മാത്രമാണ് use എയ്തിട്ടുളള വെറുതെ അങ്ങോട്ടു ഇങ്ങോട്ടു നിങ്ങളിങ്ങനെ lag lag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല ഒന്നും മനസ്സിലാവില്ല okay okay clear ആണോ miss ന്റെ മക്കൾ എല്ലാരു നല്ല മകളല്ലേ കുറച്ച് നേരം എന്തെയ്യാ adjust ചെയ്ത് എല്ലാരു ഇവിടെ കേട്ടിരിക്ക okay okay set then next നോക്കിക്കേ അപ്പൊ slash and burn എന്ന് പറയുന്നത് ദേ ഈ ഒരു type of farming നെയാണ് നമ്മൾ എന്ത് പറയുന്നത് slash and burn type of farming അല്ലെങ്കിൽ primitive substenance farming ന് okayprimitive substenance farming ന് ഓരോരോ countries ൽ അല്ലെങ്കിൽ ഓരോരോ states ൽ different names ലാണ് അറിയുന്നത് okaydifferent names ലാണ് ഈ പറയുന്ന primitive substenance farming ന് പേരുകളുള്ളേ നോക്കിക്കേ milpa എന്ന് പറയുന്നത് മെക്സിക്കോ andcentral അമേരിക്ക then nextconco എന്ന് പറയുന്നത് വെനിൻസുല rocka ന്ന് പറയിന്നത് ബ്രസിൽ bazool എന്ന് പറയുന്നത് central asia central ആഫ്രിക്ക andladak എന്ന് പറയുന്നത് ഇന്തോനേഷ്യ

bastar district of chattisgarh and andaman nicobar islands ല് പറയുന്ന് okay അപ്പൊ ഓരോ districts ല് അല്ലെങ്കിൽ ഓരോ states ല് അല്ലെങ്കിൽ ഓരോ countries ല് ഈ പറയുന്ന പേരുകൾക്ക് വിത്യാസം ഉണ്ട് okay